സ്പീക്കർ 2 അക്ഷര കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്രക്ക് പോവുകയുണ്ടായി.
സ്പീക്കർ 2 ഒത്തിരിനാൾക്ക് ശേഷമാണു ഞാൻ ഒരു യാത്രക്കു പോകുന്നത്.
സ്പീക്കർ 2 അപ്പോഴാണ് മനസിലാക്കിയത് യാത്രകൾ എന്തോരം മനോഹരമാണ്.

സ്പീക്കർ 2 എന്തൊക്കെ കാണുന്നു ആരെയൊക്കെ പരിചയപ്പെടുന്നു എന്നത്
സ്പീക്കർ 2 തീർച്ചയായിട്ടും ആ യാത്രകൾ
സ്പീക്കർ 2 എന്ത് മനോഹരമാണെന്ന് നമ്മൾ മനസിലാക്കേണ്ട സമയം വല്ലാണ്ട് അതിക്രമിച്ചിരിക്കുന്നു.

സ്പീക്കർ 1 ഓരോ യാത്രകളും മനോഹരങ്ങളാണ് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളുടെ കൂടെ യാത്രകളിൽ ഉണ്ടാകുന്ന ആളുകളും.
സ്പീക്കർ 1 കാരണം നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ അപ്പോഴുണ്ടാണ്ടാകുന്ന ഓർമ്മകൾ ഇതൊക്കെ നമുക്ക് എന്നു ഓർക്കാനുള്ളതാണ്.

സ്പീക്കർ 1 അതുപോലെ തന്നെ നമ്മള് ആ നമ്മള് നിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ.
സ്പീക്കർ 1 അനുഭവങ്ങൾ എന്നുപറയുന്നത് അവിടുത്തെ കാഴ്ചകൾക്കപ്പുറം പുതിയ സംസ്കാരങ്ങൾ തേടിയുള്ള അവിടത്തെ ഭക്ഷണരീതികൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം കാണാവുന്ന ഒന്നുംകൂടി ആവുകയാണ്.
സ്പീക്കർ 1 അതുപോലെതന്നെ ആ ഞാന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതയിരുന്നു യാത്രകൾ പോണംന്നുള്ളത് പക്ഷേ ഈയടുത്താണ് എനിക്കതിനുള്ള ആഹ് ഭാഗ്യമുണ്ടായത്.
സ്പീക്കർ 1

സ്പീക്കർ 2 എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട യാത്ര ആ

സ്പീക്കർ 2 നമ്മള് എപ്പഴും സ്കൂളുകളിനിന്നും ടൂർ പോകുന്നത് കൊണ്ട്
സ്പീക്കർ 2 അത്ര പരിചിതമായ സ്ഥലമായതു കൊണ്ട്
സ്പീക്കർ 2 ആ വലിയ താല്പര്യമില്ലാതെയാണ് പോയത് പക്ഷെ
സ്പീക്കർ 2 അവിടുത്തെ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്തു അടുത്തുള്ള ആളുകളിണ്ടായി
സ്പീക്കർ 2 ഒത്തിരി ആളികളുണ്ടായി അവരോട് സംസാരിക്കാനും
സ്പീക്കർ 2 അവരോട് ഇടപഴകാനും അവര് കൃഷി ചെയ്യുന്നതിനെ പറ പറ്റിയും
സ്പീക്കർ 2 അവര് കാപ്പിക്കുരു കൃഷി ചെയ്യുന്നതിനെപ്പറ്റിയും ഒക്കെ സംസാരിക്കയുണ്ടായി.
സ്പീക്കർ 2 അത് മാത്രമല്ല അവിടുത്തെ പ്രകൃതി ഭംഗിയും അവിടുത്തെ ഒരു കാലാവസ്ഥയും ഭയങ്കര
സ്പീക്കർ 2 വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിനൊരു കുളിർമ്മ കിട്ടി.
സ്പീക്കർ 2 അത് അതുപോലെ പുഴകളുണ്ട് വലിയ വലിയ മലകളുണ്ട്
സ്പീക്കർ 2 ആ മലകളെന്നു പറയുമ്പോൾ ഒരിക്കലും
സ്പീക്കർ 2 ഭയങ്കര ഭീമാകാരൻമാരായ മലകള് നമുക്കൊരു പേടിതോന്നുന്ന മലകൾക്കപ്പുറം

സ്പീക്കർ 2 നീ അവിടെ പോയിട്ടുണ്ടോ കൂർഗ് കർണാടകയില്?
സ്പീക്കർ 1 ഞാൻ കൂർഗ് പോയിട്ടില്യ കർണാടകയായിട്ട് പോയിട്ടുണ്ട്‌.
സ്പീക്കർ 1 പക്ഷെ കൂർഗ എനിക്ക് പോണോന്ന് തോന്നിട്ടുള്ള സ്ഥലങ്ങളാണ് കാരണം എൻ്റെ സുഹൃത്തുക്കൾ പോയവര് പറഞ്ഞിട്ടുണ്ട് അതിമനോഹരായ സ്ഥലാണ് അതുപോലത്തെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും പയങ്കര സ്നേഹഉള്ള ആൾക്കാരാണ്.
സ്പീക്കർ 1 പിന്നെ അതുപോലെ തന്നെ അധികമാർക്കും അറിയാത്ത ധാരാളം വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.

സ്പീക്കർ 1 ആ പ്രേത്യേകിച് നമ്മളിപ്പ് കൂർഗയെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിൽ വന്ന കാര്യം എന്താച്ചാ നമ്മടെ ഇവിടെന്ന് പറഞ്ഞാ
സ്പീക്കർ 1 ആം സ സാധാരണ ഗതിയിൽ നിന്നും ചൂടൊള്ള സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തണുപൊള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോ.
സ്പീക്കർ 1 പയങ്കര ആഗ്രഹഉണ്ടാവൂല്ലൊ അപ്പൊ കൂർഗിൻ്റെ കാര്യം പറന്നപ്പോ എൻ്റെ മനസ്സില് പണ്ടുഞാനൊരിക്കെ ആ എൻ്റെ കുടുംബായിട്ട് ഊട്ടിയില് പോയ കാര്യാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കാരണം ഞങ്ങൾ പോയ സമയത് മഞ്ഞുമഴയൊക്കെണ്ടാരുന്നു.
സ്പീക്കർ 1 അപ്പൊ ആലിപ്പഴംന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവിടെവെച്ചിട്ടാണ് അപ്പൊ എനിക്ക് ഭയങ്കര കൗതുകായിരുന്നു.
സ്പീക്കർ 1 അപ്പൊ ഞാനാ ആ അമ്മയോട് പറഞ്ഞിട്ടൊരു പാത്രത്തില് ആലിപ്പഴം പറക്കിവെച്ചിട്ടുണ്ടാരുന്നു അപ്പൊ എൻ്റെ വിചാരോ അത് എപ്പഴും അങ്ങനെതന്നെ ഇരിക്കും.

സ്പീക്കർ 1 ഷ് ഞാന് കുറച്ചു നേരം കഴിഞ് വന്ന്നോക്കിയപ്പഴത്തേക്കും ആലിപ്പഴം അലിഞ് വെള്ളായിട്ടുണ്ടാരുന്നു അപ്പൊ ഞാൻ കരയുകയട്ടുണ്ടായത് കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ കൗതുകമുണ്ട് അപ്പൊ ഇത് അലിഞ്ഞുപോവുന്നുള്ളത് എനിക്കറിയില്ല.
സ്പീക്കർ 1 അപ്പൊ പെട്ടെന്ന് കൂർഗിൻ്റെ വിശേഷം പറനപ്പോ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് അതാണ്. അതുപോലന്നെ ആ ആദ്യമായിട്ട് അവിടെ പോയപ്പഴാണ് കുതിര സവാരി ചെയ്യുന്നത് അവിടെ ധാരാളം കുതിരസവാരികൾ ചെയ്യാനായിട്ടുള്ള ആളുകൾക്കുണ്ടാവൂല്ലൊ.
സ്പീക്കർ 1 പ്പ എനിക്ക് പയങ്കര ഇഷ്ടരുന്നു അതിനകത് കേറണംന്ന് അതുപോലെതന്നെ എനിക്ക് പേടിയായിരുന്നു. പാക്ഷെ എന്തിരുന്നാലും ആ സമയത്ത് വാശി പിടിച്ചിട്ട് കുതിര സവാരിക്കൊക്കെ കേറീട്ടുണ്ട്.
സ്പീക്കർ 1 ആ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെതന്നെ അവിടെ പൂക്കളുടെ ഒരുപാട് സ്ഥലങ്ങളുള്ള ഭംഗിയുള്ള പൂക്കള് പൂക്കുന്ന സ്ഥലങ്ങളൊക്കെ ണ്ടു ആ സമയത് പോകുമ്പോ അപ്പൊ അതൊക്കെ കാണാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
സ്പീക്കർ 1 പ്പ അതൊരു സുഖോള്ള ഓർമ്മയാണ് പ്പ പെട്ടെന്ന് പറഞ്ഞപ്പഴാണ് എൻ്റെ മനസ്സിലേക്കത് വന്നത്.

സ്പീക്കർ 1 ആ കൊള്ള ടൈമാണെന്നും അതുപോലെതന്നെ ആ ഞാനാ അ സമയത് പോയപ്പഴാണ് ഇങ്ങനെ ഒരു ആ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കാനേരത്ത് ഇരുവശങ്ങളിലായിട്ട്.
സ്പീക്കർ 1 ആ ആദിവാസി കുടുംബങ്ങള് താമസിക്കുന്ന ഒരുപാട് അഎ സ്ഥലങ്ങളുണ്ട് അപ്പൊ ഞാങ്ങനെ പോവാനേരത്ത് ഇത് കാണുകയും ഞങ്ങടെ ആ കൂടെ ഉണ്ടാരുന്ന ഒരു വ്യക്തി.
സ്പീക്കർ 1 പറയുകയും ചെയ്തു ആത്തരം കുടിലുകളുണ്ടാക്കുന്നത് ആ പണ്ടത്തെ രീതിയിലാണെന്നുള്ള അപ്പൊ ഞങ്ങൾക്കത് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടൊക്കെയുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തില് നമ്മള് ആ.
സ്പീക്കർ 1 പഴയ രീതിയിലുണ്ടാക്കിയ കുടിലുകളൊക്കെ കാണാനുള്ളത് ആ സർവസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ ഞാനതുപോലെ ഇറങ്ങിയ സമയത്ത് ആ ഒരു കുടിലില് ഞങ്ങള് സംസാരിക്കയുണ്ടായി.

സ്പീക്കർ 1 അപ്പോ അങ്ങനെ നമ്മള് ഈ യാത്രകള് ചെയ്യുമ്പോ ഇതുപോലെ ഒരുപാട് നല്ല മനുഷ്യന്മാരേം അവരുടെ സ്നേഹവും ഒക്കെ കാണാൻ കഴിയും കാരണം നമ്മള് നഗരങ്ങളില് നിക്കുമ്പോ കാണാൻപറ്റാത്ത ഒരു കാഴ്ച കൂടിയാണത്. നിനക്കങ്ങനെ തോന്നിട്ടുണ്ടോ?
സ്പീക്കർ 2 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തോന്നീട്ടുണ്ട് കാരണം നമ്മളെ
സ്പീക്കർ 2 എപ്പഴും യാത്രകള് നമ്മക്ക് തിരിച്ചറിവുകളും അറിവുകളും പകർന്നു തരുന്നുണ്ട്.
സ്പീക്കർ 2 നമ്മുക്ക് ഏഹ് ഓരോ നാടിന്റെ സംസ്കാരം മനസിലാവുക യാത്ര ചെയ്യുമ്പോഴാണ്
സ്പീക്കർ 2 ഞാൻ ഇതുപോലെ ഊട്ടിയില് പോയൊരു സമയത്തു എന്റെ അമ്മയുടെ സഹോദരിയുടെ വീട് ഊട്ടിയിലുണ്ട്.
സ്പീക്കർ 2 അത് കൊണ്ട് എനിക്ക് മിക്കപ്പോഴും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഊട്ടി. അപ്പൊ അവിടെ
സ്പീക്കർ 2 ആളുകൾ അല്ലങ്കിൽ ബന്ധുക്കള് വന്നൂന്ന് അറിഞ്ഞ് അവരുടെ വീടിനു മോളിലുള്ള മലയിൽ ഒരു
സ്പീക്കർ 2 അമ്മുമ്മ അവരുടെ ഭാഷയിൽ പാട്ടി എന്ന പറയുന്നേ അവര്
സ്പീക്കർ 2 വന്ന് നമ്മുക്ക് അവരുടെ ശർക്കര പാനി അതുപോലെ ആപ്പിളുകൾകെ പറിച്ചുകൊണ്ട് തന്നു.
സ്പീക്കർ 2 നമ്മുക്ക് അവരോടു പ്രത്യേക ആ സ്നേഹമുണ്ടായി.അന്ന് അന്നത്തോടെ കാരണം
സ്പീക്കർ 2 നമ്മള് പരിചയം പോലുമില്ലാത്ത ഒരു വ്യക്തി ഒരു അതിഥി അവരുടെ വീട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ വളരെ
സ്പീക്കർ 2 സ്നേഹത്തോടെ വന്ന് നമ്മുക്ക് ആപ്പിളുകള് പറയ്
സ്പീക്കർ 2 കൊണ്ട് തരികയും അവിടുത്തെ വിശേഷങ്ങൾ പറയുകയും ആഹ്‌ കുരങ്ങന്മാരെ കൊണ്ട് കാണിച്ചുതരികയും ഒക്കെ ചെയ്തു.
സ്പീക്കർ 2 അപ്പൊ ഓരോ നാടുകളിലെ ആളുകളുടെ സംസ്കാരവും സ്നേഹവും ഒക്കെ നമ്മുക്ക് വല്ലാണ്ട് മനസ്സിലാവും.
സ്പീക്കർ 2 അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും യാത്രകൾ ഒരു യാത്രയിൽ ഒതുങ്ങാതെ
സ്പീക്കർ 2 ഒന്നുകഴിഞ്ഞാൽ അടുത്തത് അടുത്തത് എന്ന ലെവെലില് ഒരു ശ്രേണിയായി പോകുന്ന യാത്രകളാണ് ഇഷ്ടം. ഇപ്പോ
സ്പീക്കർ 2 നമ്മൾ ഗോവ പോയി ഗോവയിൽ നിന്ന് നേരെ
സ്പീക്കർ 2 ഡൽഹി പോയി ഡൽഹിയിൽനിന്ന് ഏഹ് കാശ്മീർ വരെ പോകുമ്പോൾ അതൊരു തുടർച്ചയായ യാത്രയാണ്
സ്പീക്കർ 2 നമ്മുക്ക് അപ്പൊ പല സംസ്‌കാരങ്ങൾ ഒരുമിച്ചു കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ആണ്
സ്പീക്കർ 2 ലോകത്തു എല്ലാടത്തും യാത്ര പോകണം
സ്പീക്കർ 2 അല്ലങ്കിൽ ഒരു നമ്മള്കുറിച്ചുവെച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ എങ്കിലും
സ്പീക്കർ 2 മരിക്കുന്നതിന് മുമ്പ് യാത്ര പോകണം എന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഈയിടക്ക് കാശ്മീർ പോകുന്ന ഒത്തിരി ആളുകൾ
സ്പീക്കർ 2 അവരുടെ ചിത്രങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് കാശ്മീർ പോകണം എന്ന് കാരണം മഞ്ഞും
സ്പീക്കർ 2 ഏഹ് മഞ്ഞു പെയ്യുന്നതും പിന്നെ അവിടുത്തെ ആപ്പിൾ മരങ്ങളും
സ്പീക്കർ 2 അവിടുത്തെ ആളുകളും പ്രേത്യേകം എടുത്തു പറയേണ്ടത് അവിടുത്തെ ആളുകളും പുഴകളും
സ്പീക്കർ 2 നമ്മുക്ക് എപ്പോഴും ഒരു ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമായതുകൊണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളോട് നമ്മുക്ക്
സ്പീക്കർ 2 പ്രേത്യേകം ഒരു ഇഷ്ട്ടം ഉണ്ടാകാറുണ്ട് അപ്പൊ കാശ്മീർ എന്നും ഒരു സ്വപ്നമായി
സ്പീക്കർ 2 കിടക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ യാത്രകളേ കുറിച്ച് പറയുവാണെങ്കിൽ എപ്പോഴും യാത്രകൾ കൂട്ടമായി നമ്മള് പോകാറുണ്ട്

സ്പീക്കർ 2 കൂട്ടമായിട്ടുള്ള യാത്രകളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാടു വിനോദങ്ങളും ഒരുപാടു സന്തോഷവും
സ്പീക്കർ 2 ഒരുമിച്ചുള്ള യാത്രകൾ സുരക്ഷിതത്വവും ഒക്കെ നൽകുന്നു. അപ്പൊ ഒറ്റക്കുള്ള യാത്രകൾ ചെയ്യുമ്പോൾ

സ്പീക്കർ 2 അല്ലെങ്കിൽ അവനിലേക്ക്‌ തന്നെയുള്ള തിരിച്ചറിവായീന്ന് പലര് ഒറ്റയ്ക്ക് പോകുന്ന ഒത്തിരി പേര് പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്.
സ്പീക്കർ 2 അതുപോലെ തന്നെ ഇപ്പൊ അഹ് വല്ലാണ്ട് പ്രചാരത്തിലേറി വരുന്ന ഒന്നാണ്

സ്പീക്കർ 2 അഹ് ദീർഘദൂരം യാത്രകൾ പോകുന്ന ഒരു കാര്യം ഒത്തിരി
സ്പീക്കർ 2 അധികം സുഹൃത്തുക്കൾ അത് പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ട് നമുക്ക് ഭയങ്കര ഒരു
സ്പീക്കർ 2 ആഗ്രഹമാണ് അഹ് ഇതുപോലുള്ള യാത്രകൾ പോകാൻ. അഹ് നിനക്ക് എന്താ തോന്നുന്നെ നീ കണ്ടിട്ടില്ലേ ഇതുപോലെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര പോകുന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഫോട്ടോകൾ
സ്പീക്കർ 1 തീർച്ചയയായിട്ടും ഞാനൊരുപാട് തവണ എൻ്റെ സുഹൃത്തുക്കൾതന്നെ ഇതുപോലെത്തന്നെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അ അങ്ങനെ പോകുന്നതിനേക്കാളും എനിക്ക് ഒരുപാട് കൗതുകം തോന്നിയിട്ടുള്ളത് തനിച് പോകുന്ന യാത്രകളാണ് മറ്റേത് ഇരുചക്ര വാഹനങ്ങളിൽ പോകുമ്പോ.

സ്പീക്കർ 1 കഴിഞ്ഞ യാത്ര പോയപ്പഴാണ് എന്തുമാത്രം രാസമാണെന്നുള്ളത് മനസ്സിലായത് എൻ്റെ കൂടെയുള്ള വ്യക്തികളെക്കാളും കൂടുതൽ ഞാൻ സംവധിച്ചത് അവിടെവെച്ചുകണ്ട പുതിയ മുഖങ്ങളോടാണ്.

സ്പീക്കർ 1 നമ്മുക്ക് തന്നെ മനസ്സിലാക്കിത്തരുന്നതാണ് ഓരോ യാത്രകളും. പിന്നെ ആ തനിച്ചുള്ള യാത്രകളുടെ പ്രേത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞ പോലെ സുരക്ഷാ ആ സുരക്ഷയായിട്ടു ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടി.
സ്പീക്കർ 1 നമ്മള് തനിച്ചാവുമ്പോൾ നമ്മൾ തനിച്ചാകുമ്പോൾ എങ്ങനെ ഇതെല്ലാം കൈകാര്യം ചെയ്യും
സ്പീക്കർ 1 പലതരത്തിലുള്ള അനുഭവങ്ങളായിരിക്കുവല്ലോ നമുക്കുണ്ടാവുക. നമ്മൾ ഇപ്പ ഇത്രേം നേരം പറഞ്ഞത് നല്ല അനുഭവങ്ങളാണെങ്കിൽ.
സ്പീക്കർ 1 പല മനുഷ്യരെ നമ്മൾ കാണുന്നകൊണ്ട്തന്നെ അപകടസാധ്യതകൾ കൂടുതലാണ്. പലരീതിയിൽ നമ്മളോട് പെരുമാറുന്ന ആളുകളുണ്ടാവും അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്യാ അതിനെ ഒക്കെ നമ്മൾ തന്നെ ആകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യാ.
സ്പീക്കർ 1 നമ്മുടെതന്നെ കഴിവുകളും നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് കൂടെയാണ് തനിച്ചുള്ള യാത്രകൾ. പിന്നെ എല്ലാത്തിനും പുറമേ നമ്മുടെ സ്വതന്ത്ര സ്വതന്ത്രയാവുകയാണ് ഒറ്റക്കുള്ള യാത്രകൾ കാരണം നമ്മുടെ.
സ്പീക്കർ 1 നമുക്കു വേറെ ആളുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മുടെ കാര്യങ്ങളാണെങ്കിലും കൈകടത്താൻ ആളുകൾ ഇല്ല എന്നാ നമ്മള് പുതിയ അനുഭവങ്ങളെ തേടി പോവുകയാണ്.
സ്പീക്കർ 1 ആ ഭാഗ്യവശാൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടകങ്ങളിലെ അപേഷിച്ചിട്ട് സ്ത്രീകളുൾപ്പെടെ തനിച്ചുള്ള യാത്രകൾക്ക് ഇപ്പൊ മുന്നോട്ടു വരുന്നുണ്ട് ഈ പറഞ്ഞ സുരക്ഷാ പ്രേശ്നങ്ങൾ ഉണ്ടെകിൽ കൂടി അങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവരുടെ എണ്ണവും കൂടുതലാണ് കാരണം.
സ്പീക്കർ 1 ഈ കാലഘട്ടത്തിൽ നമ്മള് മനസ്സിലാക്കി വരുകയാണ് അ യാത്രകളുടെ പ്രസക്തി എന്താണെന്നുള്ളത് പ്രേത്യേകിച്ച് നമ്മള് കോറോണയൊക്കെയായിട്ട് വീടുകളിൽ തങ്ങിപോയോരു അവസരത്തിലാണ് നമുക്ക്.
സ്പീക്കർ 1 എന്തുമാത്രം കാഴ്ചകളും അനുഭവങ്ങളാണ് നമ്മള് നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ബോധം നമുക് ഉണ്ടായത് കാരണം ആ വീടുകളിൽ അകപ്പെട്ടപ്പോ നമുക്കറിയാം എന്തുമാത്രം നമ്മള് ശ്വാസംമുട്ടിപോയിട്ടുണ്ടെന്ന്.
സ്പീക്കർ 1 എന്തുമാ അപ്പം നമുക്ക് ഈ ആ നമ്മള് പണ്ടത്തെ ചിത്രങ്ങളും ഇതുപോലെ സ്ഥലങ്ങളുടെ ഭംഗികളൊക്കെ നോക്കിയിരുന്നിട്ടുണ്ട് കാരണം ഇനിയെന്നാണ് പുറത്തുവരുക എന്നാണ് നമുക്കിങ്ങനെയൊക്കെ.

സ്പീക്കർ 1 അ ഇതുവരേക്കും എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും
സ്പീക്കർ 1 ഞാനാ ആ ഇതിനു മുന്നേ കോറോണക്ക് മുന്നേ പോയതിനേക്കാളും ആ ധാരാളം യാത്രകൾ അതിനു ശേഷം എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒറ്റക്കുള്ള യാത്രകളല്ലെങ്കിൽ പോലും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ആ എല്ലാം.
സ്പീക്കർ 1 എന്താ പറയ സം എല്ലാരേം സങ്കടിപ്പിച്ചതും പോയതും മറ്റു ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ എനിക്കു തന്നെയിപ്പോ ഒരു അ വിശ്വാസമുണ്ട് അങ്ങനെ ഒരൊറ്റയ്ക്കുള്ള യാത്ര നടത്താൻ ഞാനിപ്പോ.
സ്പീക്കർ 1 ആ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുന്നുന്ന്. അതുകൊണ്ട് തന്നെ ഇനിയും അടുത്തതായിട്ട് ഞാൻ ഒരു യാത്രയെ പറ്റി ചിന്തിക്കുമ്പോ അത് തീർച്ചയായും ഒറ്റയ്ക്ക് പോണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.
സ്പീക്കർ 1 പക്ഷെ നമ്മള് രക്ഷാകർത്താക്കൾക്കും മറ്റും നമ്മളെ അങ്ങനെ ആ അയക്കുന്നതിനോട് വിയോജിപ്പുണ്ടാവും കാരണം അവരുടെ മനസ്സിൽ നമ്മളെപ്പഴും കുഞ്ഞുങ്ങളാണ്.
സ്പീക്കർ 1 ഈ പറഞ്ഞതുപോലെ തന്നെ പല അ പലരീതിയിലുള്ള ആൾക്കാര് നമ്മള് കണ്ടുമുട്ടാൻ സാധ്യത ഉള്ളത്കൊണ്ട്തന്നെ ആ നമ്മള് സുരക്ഷിതരായിരിക്കില്ല എന്നൊരു തോന്നലൊക്കെ അവർക്കുണ്ട്.
സ്പീക്കർ 1 പക്ഷേ എന്നാലും നമ്മൾക്ക് തന്നെ ഒരു പോവാനൊരു ധൈര്യമുണ്ടെങ്കിൽ നമ്മള് തീർച്ചയയായിട്ടും അങ്ങനെ പോണം. ആ നമ്മള് സ്വയം കണ്ടെത്തിയിരിക്കേണ്ട ഒരുപാട് കാഴ്ചകളുണ്ട് അനുഭവങ്ങളുണ്ട്.
സ്പീക്കർ 1 കണ്ടു മുട്ടേണ്ട പുതിയ പുതിയ മുഖങ്ങളുണ്ട് ഇതൊന്നും അ വേറൊരാള് നമുക്ക് കാണിച്ചു തരേണ്ടതല്ല അല്ലെങ്കിൽ വേറെ ആള് ഇതെല്ലാം സംഘടിപ്പിച്ചു നമ്മളെ കൊണ്ടുപോകേണ്ടതല്ല.
സ്പീക്കർ 1 നമ്മൾ സ്വയം കണ്ടെത്തേണ്ടിയിരിക്കുന്നയാണ്. അപ്പൊ അതുകൊണ്ട് യാത്രകൾ ഒറ്റയ്ക്ക് ചെയ്യണോന്ന് ഞാന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മീനൂന് ഒറ്റക്കുള്ള യാത്രകളാണോ ഇഷ്ടം അതോ കൂട്ടമായിട്ടുള്ളതാണോ?
സ്പീക്കർ 2 എനിക്കു രണ്ടു തരം യാത്രകളും ഇഷ്ടമാണ്. വളരെ സുഹൃത്തുക്കളായി സന്തോഷാവിനോദത്തിൽ ഏർപ്പെട്ട്
സ്പീക്കർ 2 പോകുന്ന യാത്രകളും എനിക്ക് ഇഷ്ടമാണ് അല്ലാതെ ഒറ്റക്കുള്ള യാത്രകളും ഇഷ്ടമാണ്
സ്പീക്കർ 2 ഇതു പറഞ്ഞപോലെ തന്നെ എനിക്കും ഇതുവരെ ഒറ്റയ്ക്ക് യാത്ര പോകാനുള്ള ഒരവസരം ഉണ്ടായിട്ടില്ല.
സ്പീക്കർ 2 പക്ഷെ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പോകണമെന്നത്
സ്പീക്കർ 2 കാരണം ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മള് ഒരു സ്വയംപര്യാപ്തയുടെ മുകളിൽ എത്തുകയാണ്.

സ്പീക്കർ 2 നമ്മള് എവിടെ താമസിക്കും നമ്മള് ഒരു രാത്രി ഒരിടത്തുപെട്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നടക്കം നമുക്ക് ഒത്തിരി ഒത്തിരി
സ്പീക്കർ 2 കാര്യങ്ങൾ നമ്മുക്ക് തന്നെ ചെയ്യാൻ ആവും. സ്വയംപര്യാപ്തത ഏറ്റവും കൂടുതൽ നേടാൻ ആവും.
സ്പീക്കർ 2 അപ്പൊ നമ്മള് ഒറ്റക്കുള്ള യാത്രകള് എന്നും സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നൊരു
സ്പീക്കർ 2 ചിന്തേനെ മാറ്റി പൊളിപ്പിക്കാനും നമ്മുക്ക് പോകണം എന്നെനിക്ക് വാശിതോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്.
സ്പീക്കർ 2 പിന്നീട് യാത്രകളെ പറ്റി പറയുമ്പോൾ എനിക്കു ഓര്മവരുന്നത് യാത്രകളിൽ നമ്മള്
സ്പീക്കർ 2 അഹ് കൗതുകത്തോടെ കാണുന്ന കാഴ്ചകളെ പറ്റിയാണ്
സ്പീക്കർ 2 ചിലപ്പോൾ അത് പ്രകൃതി ആവാം ചിലപ്പോൾ അത് മൃഗങ്ങളാവാം ചിലപ്പോൾ അത് അവിടുത്തെ ആളുകളാകാം
സ്പീക്കർ 2 അല്ലങ്കിൽ പൂക്കളാകാം മലകളാകാം അഹ് ഇതൊക്കെ വളരെ കൗതുകത്തോടെ നമ്മള് കാണുന്നതാണ്
സ്പീക്കർ 2 നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എത്ര പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എങ്കിലും നമ്മള്
സ്പീക്കർ 2 പെട്ടെന്നൊരു പൂവ് കാണുമ്പോൾ അല്ലങ്കിൽ നല്ല കാഴ്ച കാണുമ്പോള് നല്ലൊരു ആട്ടിൻ പറ്റത്തെ കാണുമ്പോൾ നമ്മള്
സ്പീക്കർ 2 വളരെ സന്തോഷിക്കും അഹ് നമ്മൾ അഹ് വളരെ സന്തോഷിക്കും
സ്പീക്കർ 2 അപ്പൊ നമ്മുടെ മനസിന് കുളിർമയാ അഹ് ജീവിതങ്ങൾ ജീവിതത്തിന്റെ
സ്പീക്കർ 2 തിരക്കുള്ള അധ്യായങ്ങളിൽ നമ്മുക്ക് മനസിന് പെട്ടന്ന് കുളിർമയും
സ്പീക്കർ 2 നമ്മളെ പറ്റി ഒന്നിനെയും ചിന്തിക്കാതെ ആകുന്നു .അപ്പൊ യാത്രകൾ മനുഷ്യന്റെ
സ്പീക്കർ 2 അഹ് ജീവിതത്തിൽ അനിവാര്യമാണെന്ന് പറയുന്നു ശരി അപ്പൊ നന്ദി